സ്പീക്കർ 1 സുഖമാണ്, ബാലമുരളിക്ക് സുഖമല്ലേ?
സ്പീക്കർ 2 അതെ ഞാനും സുഖമായിട്ട് പോകുന്നു.
സ്പീക്കർ 2 അപ്പോൾ നമ്മളൊരു പണവ്യവഹാരത്തെ പറ്റിയാണ് ഏഹ് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നിയത്. അപ്പൊ അതോ അപ്പോ അതിലേക്ക് ആ ഒരു വിഷയത്തിലേക്ക് തന്നെ നടക്കുമ്പോൾ നമ്മൾ ആ ഒരു ചരിത്രത്തിലൂടെയെങ്കിലും സഞ്ചരിക്കേണ്ട ഒരു ആവശ്യകത എനിക്ക് തോന്നുന്നു. എന്താന്നുവെച്ചാൽ
സ്പീക്കർ 2 പണ വ്യവഹാരം പണ്ടുതൊട്ടേ നമ്മളുടെ ഈ ഭാരത സംസ്കാരത്തിലുണ്ട്. പക്ഷേ എന്നാലും അത് മറ്റു പല രീതികളിലൂടെയാണ് ഏഹ് സംഭവിച്ചിരുന്നത് എന്താന്നുവെച്ചാൽ പണ്ട് എന്താന്നുവെച്ചാൽ ഒരു സാധനത്തിന് മറ്റൊരു സാധനം എന്നുള്ള രീതിയിലാണ് അന്നത്തെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാ
സ്പീക്കർ 2 അപ്പോ ഏഹ് ഒരു ഒരു തൂക്കം മാങ്ങയാണ് നിങ്ങൾ എനിക്ക് തരുന്നതെങ്കിൽ ഞാൻ ഒരു തൂക്കം പേരക്ക അങ്ങോട്ടു തരും. അപ്പോ അങ്ങനെയാണ് അങ്ങനത്തെ ഒരു സാമ്പത്തിക ഇടപാടുകളാണ് നമ്മൾ ചരിത്രം നോക്കുമ്പോൾ നമുക്കതിനകത്ത് കാണാൻ
സ്പീക്കർ 2 ല്ല സാമ്പത്തികമായിട്ട് പൈസയുടെ രൂപം ഒരു ഖര ഏഹ് ഒരു പൈസയുടെ രൂപം അല്ല ഇവിടെ സാമ്പത്തികത്തിന് ഉള്ളത്. പക്ഷേ സാധനങ്ങൾ സാധനങ്ങൾക്ക് ആ മൂല്യം കൊടുത്തിട്ടാണ് അന്നത്തെ കാലത്ത് പണമിടപാടുകൾ നടത്തിക്കൊണ്ടിരുന്നത്.
സ്പീക്കർ 2 എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് പണ, ആഹ് പണ വ്യവഹാരം വച്ചുനോക്കുമ്പോൾ വളരെയേറെ മുന്നേറിയിരിക്കുന്നു. സാഹചര്യങ്ങൾ വളരെയേറെ മാറിയിരിക്കുന്നു. നേ നേരത്തേ നമ്മൾ സാ ഈ സാമ്പത്തിക സ്ഥാപനത്തിൽ പോയി എല്ലാ ഇടപാടുകളും നടത്തേണ്ട ഒരു കാലമുണ്ടായിരുന്നു.

സ്പീക്കർ 1 തീർച്ചയായും നീ പറഞ്ഞതു പോലെ തന്നെ ഇത് സാമ്പത്തിക സ്ഥാപനങ്ങളിൽ അങ്ങോട്ടും പോയി നടത്തേണ്ട പണമിടപാടുകൾ ഇന്ന് നമുക്ക് നമ്മുടെ ഫോണിക്കൂടെ തന്നെ നടത്താൻ വേണ്ടി സാധിക്കുന്നു.
സ്പീക്കർ 1 ആഹ് അത് വളരെ ഒരു നമ്മള് ഉപകാരപ്രദമായ ഒരു കാര്യമാണ്.ആഹ് ഈ പറഞ്ഞ പോലെ തന്നെ
സ്പീക്കർ 1 മൊ ഏഹ് നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബില്ല് കൊടുക്കുന്നതില് നമ്മൾ പേഴ്സിൽനിന്ന് പണം എടുത്തുകൊടുക്കുന്നതിനു പകരം
സ്പീക്കർ 1 നമുക്ക് നമ്മളുടെ ഫോൺ ഉപയോഗിച്ച് അത് വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒട്ടും
സ്പീക്കർ 1 ഏഹ് ബുദ്ധിമുട്ടുകളില്ലാതെ തടസ്സമില്ലാതെ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മള് ഏഹ് അത് പേഴ്സിൽ പണം കൊണ്ടുനടക്കേണ്ട ആവശ്യകത തന്നെ ഇന്ന് നമുക്ക് വരുന്നില്ല അല്ലേ? അതുപോലെതന്നെ

സ്പീക്കർ 2 ഓ വേണ്ടെന്നു വെച്ചാൽ നമുക്ക് ഈ സാമ്പത്തിക സ്ഥാപനങ്ങളിലേക്ക് നേരിട്ട് പോകണമെന്നില്ലല്ലോ അല്ലാതെ തന്നെ നേരിട്ട് നമ്മളുടെ
സ്പീക്കർ 2 ഏഹ് പൈ പൈസ അങ്ങോട്ട് കൊടുക്കാനും പൈസ ഇങ്ങോട്ട് നിക്ഷേ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ ഉണ്ടെങ്കിൽ നിക്ഷേപിക്കാനും പണം പിൻവലിക്കാനും ഒക്കെ ആ ഒരു സാമ്പത്തിക സ്ഥാപനത്തിൻറെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല. എന്താന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു കടയിൽ ചെന്ന് ഒരു സാധനം വാങ്ങിച്ചതിനുശേഷം
സ്പീക്കർ 2 ഏഹ് നമ്മുടെ കൈയിൽ കാശുണ്ടോ എന്ന് നോക്കേണ്ട ഒരു അവസ്ഥയല്ല ഇപ്പോൾ നോക്കേണ്ടത് നമ്മുടെ സാമ്പത്തിക സ്ഥാപനത്തിൽ നമ്മളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. എന്താന്ന് വെച്ചാൽ ആ ഒരു ഏഹ് ആഹ് ആ ആ ആ ഒരു
സ്പീക്കർ 2 ഒരു ആപ്ലിക്കേഷനിൽ നിന്നും ഒരു ക്യൂ ആർ കോഡ് സ്ക ക്യു ആർ കോഡ് കാണിച്ച് അത് വായിച്ചെടുത്ത് ആ ഇപ്പോ നമ്മളുടെ അല്ല നമ്മളുടെ സാമ്പത്തിക, സാമ്പത്തിക അക്കൗണ്ടിൽ നിന്നും
സ്പീക്കർ 2 ആ കടക്കാരന്റെ അക്കൗണ്ടിലേക്ക് കൃത്യമായി പൈസ വളരെ വേഗത്തിൽ എത്തു എത്തുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്.
സ്പീക്കർ 2 എന്താന്ന് വെച്ചാൽ പണ്ടത്തെ ഏഹ് ഇപ്പോ പഴയപോലെ ആ ഒരു പൈസ കടയിൽ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ ഏഹ് ആവശ്യക ആവശ്യത്തിനുള്ള ചില്ലറ കയ്യിൽ കരുതേണ്ട ആവശ്യകത വളരെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ ചില്ലറ ഇല്ലെങ്കിലും
സ്പീക്കർ 2 ഏഹ് ആഹ് ഗൂഗിൾ പേ പോലത്തെ ആപ്ലിക്കേഷനുകൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അതു വഴിയും നമുക്ക് സാമ്പത്തിക ഏടപാടുകൾ നടത്താനും
സ്പീക്കർ 2 അപ്പോ അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഏഹ് ആഹ് സുഗമമാവുകയും വേഗത്തിലാകുകയും ആണ് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മുടെ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ പങ്ക് ചെറുതൊന്നുമല്ല എന്താന്നുവെച്ചാൽ നമ്മളുടെ സാമ്പത്തിക സാങ്കേതികവിദ്യ ആയാലും
സ്പീക്കർ 2 സാങ്കേതികവിദ്യകളില് ലൂടെ ഒക്കെ നല്ല രീതിയിലുള്ള ഉന്നതിയും ഉയർച്ചയും നമ്മളുടെ ഈ ഒരു പണ വ്യവഹാര വ്യവസ്ഥിതിയെ തന്നെ നല്ല രീതിയിൽ ഏഹ് ആഹ്
സ്പീക്കർ 2 പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് കാണാൻ കഴിയും എത്രത്തോളം സുഗമമായിട്ടാണ് പണമിടപാടുകൾ നടത്തുന്നത് എന്നുള്ളത്. പിന്നെ ആഹ് പുതിയ പുതിയ സാമ്പത്തിക സ്ഥാപനങ്ങൾ വരുന്നുണ്ട് നല്ല കെട്ടുറപ്പുള്ള സ്ഥാപനങ്ങൾ
സ്പീക്കർ 2 ആഹ് ഒരു ആഹ് ഇപ്പൊ ഇപ്പൊ ആഹ് പൊതുമേഖലാ സ്ഥാപനത്തിൽ മാത്രം ഒതുക്കിയിട്ട് നിൽക്കുവല്ല ഇപ്പോ പണ വ്യവഹാരം എന്ന് പറയുന്നത്. ഇപ്പോ ഒരുപാട് ഒരുപാട് സ്വ സ്വ സ്വകാര്യബാങ്കുകൾ തന്നെ ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട് അവരുടെ നൂതനമായ

സ്പീക്കർ 2 ആഹ് ഒരു ഏഹ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ന്യൂജനറേഷൻ ബാങ്കുകൾ എന്നു പറയുന്ന ഒരു രീതിയില് ഈയൊരു ഏഹ് പുതിയതരം ഏഹ് സാമ്പത്തിക സ്ഥാപനങ്ങളെ പറ്റി എബിനെന്താണ് അഭിപ്രായം ഉള്ളത്?

സ്പീക്കർ 1 ലാഭിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു സ്ഥലത്ത് പോകാൻ അവിടെ പോയി
സ്പീക്കർ 1 ബാങ്കിലെ എന്താ പറയുക റസീപ്റ്റ് എ എഴുതി ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിയ്ക്കുക

സ്പീക്കർ 1 വളരെ നൂതനമായ സാങ്കേതികവിദ്യകളിലൂടെ നമുക്ക് എളുപ്പമായി ചെയ്യാൻ വേണ്ടീട്ട് സാധിക്കുന്നു. അത് ഇന്ന് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ ബാങ്കുകളിൽ ഈ പറഞ്ഞപോലെ
സ്പീക്കർ 1 ഉം ഏഹ് വായ്പകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആഹ് ലഭ്യമാണ്. അതായത് വിദ്യാഭ്യാസ വായ്പകൾ കൃഷി വായ്പകൾ
സ്പീക്കർ 1 വിദ്യാഭ്യാസ വായ്പകൾ ഈ പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരുപാട് വിദ്യാർഥികളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു വായ്പകളാണ്. അതായത് അവർക്ക് പ പ ഉപരിപഠനത്തിനായി പണം ഏഹ് കണ്ടെത്താൻ സാധിക്കാതെ വരുമ്പോൾ
സ്പീക്കർ 1 അവർക്ക് ആഹ് വായ്പ ബാങ്ക് വായ്പ നൽകുന്നത് വളരെ ചെറിയ തുച്ഛമായ പലിശനിരക്കിൽ ആണ്. അതുപോലെ തന്നെ കൃഷി വായ്പകളായാലും
സ്പീക്കർ 1 കൃഷിക്കാർക്ക് അത് ഏഹ് ഉം പണം തിരിച്ചടയ്ക്കാൻ ഒരുപാട് സമയം നൽകി ഏഹ് വാ വായ്പാ നിരക്ക് തീരെ കുറച്ചുകൊണ്ട് അവർ
സ്പീക്കർ 1 പലിശ നിരക്ക് തീരെ കുറ കുറച്ചു കൊണ്ടാണ് അവര് നൽകുന്നത്. അവര് അവരുടെ വ്യവഹാരം തീരെക്കുറഞ്ഞ കൃഷിക്കാർക്ക് പോലും അത് വളരെ ഉപകാരപ്രദമായി
സ്പീക്കർ 1 ആകുന്ന ഒരു രീതി രീതിയിലാണ് നടക്കുന്നത്. ആഹ് അത് ഇപ്പോൾ വളരെയേറെ സഹായിക്കുന്ന ഒരു കാര്യമാണ്.അല്ലേ ബാല
സ്പീക്കർ 2 അതെ അതെ എബിൻ പറയുന്ന എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്നു. കർഷകർക്ക് കൂടാതെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ഭവന നിർമ്മാണം എന്നുപറയുന്നത് വലിയ ഒരു വലിയൊരു കാര്യം തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ഒരു ഭാ
സ്പീക്കർ 2 സ്വന്തമായി ഒരു ഭവനം ഇല്ലാത്ത ഒരാൾക്ക് പുതിയൊരു ഭവനം ഏഹ് സ്വന്തമായി ആഹ് അവരവരുടെ കൈ ഏഹ് അവരവരുടെ കൈകളിൽ നിന്നുകൊണ്ടുതന്നെ ഒരു ഭവനം നിർമ്മിക്കാനുള്ള ഒരു ആവശ്യകത നമുക്കെല്ലാവർക്കും അറിയാമല്ലോ.
സ്പീക്കർ 2 അപ്പോ ആ ഒരു ഭവനനിർമ്മാണത്തിനായാലും ഈ സാമ്പത്തിക സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ പലിശ ഏഹ് അവരവരുടെ ഇപ്പോ ഒരു സാധാരണക്കാരന്റെ സാമ്പത്തികസ്ഥിതി എങ്ങനെയാണോ അതിനനുസരിച്ച് ആഹ് തരപ്പെടുത്തിയ ചില വായ്പ ആഹ് വായ്
സ്പീക്കർ 2 വായ്പകൾ നൽകുകയും അതിലൂടെ ആഹ് അതിലൂടെ ആ ഒരു സാധാരണക്കാരനായാലും സ്വന്തമായൊരു ഗൃഹം നിർക്കാ, നിർമ്മിക്കാൻ പറ്റും എനിക്കൊരു ഭവനം നിർമ്മിക്കാൻ പറ്റും എന്നുള്ളൊരു
സ്പീക്കർ 2 ആത്മവിശ്വാസം കൂടി ഈയൊരുഏഹ് സാമ്പത്തിക സ്ഥാപനം നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോളീ കുറഞ്ഞ പലിശയിൽ ആഹ് ഒരു ബാങ്ക് വായ്പ ഏഹ് ലഭിക്കുമ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെ വലിയ

സ്പീക്കർ 2 ചെറിയൊരു തുക മാത്രം മാസം മാറ്റിവെച്ച് മാറ്റി മാറ്റിവെച്ച് അപ്പോ അത് വായ്പ യിലേക്ക് തിരിച്ചടച്ചു വരുമ്പോൾ അദ് അദ്ദേഹത്തിൻറെ ഭവനനിർമ്മാണം ഏഹ് ഒരുഭാഗത്ത് നടക്കുന്നുണ്ട് അദ്ദേഹത്തിനു തുച്ഛമായൊരു
സ്പീക്കർ 2 പൈസയിൽ നിന്നാണ് മാസം മാറ്റിവയ്ക്കുന്നതിൽ നിന്നാണ് അദ്ദേഹം ഈയൊരു ഇതിലേക്ക് അദ്ദേഹം ഈ ഇത്രയും വലിയൊരു കാര്യം അദ്ദേഹം നേടിയെടുക്കുന്നത് തന്നെ. അപ്പോ അത് വെച്ചുനോക്കുമ്പോൾ തന്നെ അത് എല്ലാവർക്കും ഉപകാരം ആണ്. ഇനി വിദ്യാർഥികളുടെ വിദ്യാർഥി
സ്പീക്കർ 2 വിദ്യാഭ്യാസവായ്പ കളെ സംബന്ധിച്ചെടുത്തിട്ടാണെങ്കിലും അതും പലിശ വളരെ കുറവാണ്.

സ്പീക്കർ 2 രാഷ്ട്രത്തിന് നല്ലൊരു ഉന്നതിയിലേക്ക് നയിക്കാൻ ഉള്ളൊരു പങ്കും ഏഹ് ഇഹ് സാമ്പത്തിക സ്ഥാപനം നല്ല രീതിയിൽ പങ്കുവഹിക്കുന്നു എന്നുകൂടി എന്നു കൂടി ചേർക്കാൻ പോവുകയാണ്. എബിനും അങ്ങനെ തോന്നുന്നില്ലേ ഒരു സാമ്പത്തിക ഈ ഒരു ഇതിനെപ്പറ്റി ചിന്തിക്കു
സ്പീക്കർ 1 അതെ വായ്പകൾ മാത്രമല്ല ഈ പറഞ്ഞ പോലെ നമുക്ക് പണം
സ്പീക്കർ 1 സമ്പാദിക്കാനും ഒരുപാട് നമ്മളെ ഏഹ് ഈ പണമിടപാട് സ്ഥാപനങ്ങൾ നമ്മളെ സഹായിക്കുന്നവയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ
സ്പീക്കർ 1 എഫ്ഡി ആയിട്ട് ഒരുപാട് പണം ഇ ഇട്ടുകഴിഞ്ഞാല് ഇപ്പോൾ ന നമ്മള് പണം ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ഓരോ മാസവും അതിൻറെ അനുസരിച്ചുള്ള അതിൻറെ പലിശ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോ
സ്പീക്കർ 1 ആ അങ്ങനെ നമുക്ക് പണം സമ്പാദിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് വളരെയേറെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. അത്
സ്പീക്കർ 1 വളരെ നമ്മളെ ഉപകരിച്ചിട്ടുണ്ട് അത് എന്നുവേണം പറയാൻ. കാരണം ഈ ഈ
സ്പീക്കർ 1 ബാങ്കിംഗ് എന്നു പറയുന്നത് എല്ലാവരും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ്. ബാങ്കിംഗ് ഇല്ലാതെ ന നമുക്ക് പറ്റാത്ത അവസ്ഥ വരെ എത്തിയിരിക്കുന്നു. ഇത്തരം ഈ പറഞ്ഞ പോലെ തന്നെ കൃഷിയുടെ കാര്യം പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ
സ്പീക്കർ 1 ഏഹ് ഒരു വ വലിയ ഭൂരിപക്ഷം ആൾക്കാരും ഈ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. കൃഷിയെ ഏഹ് ഡി കൃഷിയെ ഡിപ്പൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ രാജ്യം ഇപ്പളും
സ്പീക്കർ 1 ഒരുപാട് ഏഹ് മുന്നോട്ടുപോയികൊണ്ടേയിരിക്കുന്നത്. അവരൊക്കെ ഒരുപാ വളരെയേറെ സഹായിക്കുന്ന രീതിയിലാണ് ഈ പണമിടപാട് സ്ഥാപനങ്ങൾ നടത്തുന്നത് അല്ലേ ബാലമുരളി?
സ്പീക്കർ 2 അതെ അതെ നല്ല നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട്. എന്താന്നുവെച്ചാൽ എല്ലാ മേഖലയിലും അവരുടെ ഒരു സാന്നിധ്യം ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. എന്താന്നുവെച്ചാൽ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് ഏഹ് കടക്കാർക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമായിരുന്നു. എന്താന്ന് വെച്ചാൽ അവർക്കും
സ്പീക്കർ 2 ഈ ആഹ് ഈ പറയുന്ന ഈ മാസം ഈ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ അവർക്ക് അക്കൗണ്ടുകൾ ആഹ് നിർമ്മിക്കേണ്ട കാര്യമുണ്ട് ആഹ് അതായത് നിർമ്മിക്കേണ്ട കാര്യമുണ്ടോ എന്ന് തന്നെ സംശയമാണ്. എന്താന്ന് വെച്ചാൽ
സ്പീക്കർ 2 അവർ കച്ചവടം ചെയ്യുമ്പോൾ അവർ അവര് രൊക്കം കാശ് തന്നെ വാങ്ങിക്കുന്നു. ആഹ് ആഹ് അവർ ഉപഭോക്താക്കളിൽ നിന്നും രൊക്കം കാശ് തന്നെ വാങ്ങിക്കുന്നു. ആ രൊക്കം കാശ് കൊടുത്ത് തന്നെ അവർ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നു അതുകൊണ്ട് കടയിൽ വയ്ക്കുന്നു.
സ്പീക്കർ 2 അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് ഇപ്പൊ ആ ഒരു രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനം എന്നു പറയുന്നത് വ വലിയൊരു ആഹ് വലിയൊരു പ്രതിഫലനം തന്നെയാണ് അത് ഈ ആഹ്
സ്പീക്കർ 2 പണ വ്യവഹാര ഇടപാടുകളെ പറ്റിയാണെങ്കിൽ പണമിടപാടുകൾ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ അത്രയും കാലം രൊക്കം കാശു കൊടുത്താണ് എല്ലാ സാ സാധനങ്ങളും ഈ പറയുന്ന ഉപഭോക്താക്കളായാലും കടക്കാരായാലും വാങ്ങിച്ചു വച്ചുകൊണ്ടിരുന്നത്.
സ്പീക്കർ 2 പക്ഷേ രണ്ടായിരത്തി പതിനാറിലെ ആ ഒരു ഏഹ് നോട്ടു നിരോധനത്തിനു ശേഷം ആഹ് ആൾക്കാരുടെ കാര്യത്തിൽ ആഹ് രൊക്കം കാശ് കുറയുകയും അത് നല്ല രീതിയിൽ ഏഹ് അവർക്ക് പിന്നീട് ബാങ്കുകളെ ഏഹ് ഏഹ് സാമ്പത്തിക സ്ഥാപനങ്ങളെ തന്നെ ആഹ്
സ്പീക്കർ 2 സാമ്പത്തിക സ്ഥാപനങ്ങളെ തന്നെ ആ ഒരു ആഹ് തന്നെ ആഹ് സമീപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്തു.
സ്പീക്കർ 2 ഒരു ആഹ് ഈയൊരു ആഹ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലൂടെ തന്നെ ആ ഒരു എല്ലാവരും ഒരു ആപ്പിൽ ഒരു സ്വന്തം സ്വന്തം ഫോണിൽ
സ്പീക്കർ 2 ഏഹ് അവരവരുടെ സാമ്പത്തിക സ്ഥാപനത്തിൻറെ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിലൂടെ തന്നെ പണമിടപാടുകൾ നടത്താൻ പലരും പഠിക്കുകയും ചെയ്തു. ഏത് പഠിപ്പില്ലാത്തൊരാൾക്കും അത് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലളിതമാവുകയും
സ്പീക്കർ 2 ആഹ് അതിനനുസരിച്ച് ഏഹ് ഏതൊരു അവധി ദിവസം പോലും ഏഹ് പണം മറ്റൊരാൾക്ക് കൈമാറാനും അല്ലെങ്കിൽ അയച്ചുകൊടുക്കാനും സാധിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഈ പറയുന്ന ഏഹ് സാ സാമ്പത്തിക ഇപ്പോഴത്തെ സാമ്പത്തിക സിസ്റ്റം നമ്മളെ നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട്.
സ്പീക്കർ 2 അപ്പോൾ അങ്ങനെ വെ വച്ചുനോക്കുമ്പോൾ ആഹ് നല്ല രീതിയിൽ തന്നെ ഒരു ഉന്നതിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തണംന്ന് തന്നാണ് നമ്മളുടെ ആഗ്രഹം. അപ്പോ എബിനും എന്ത് പറയാനുണ്ട്?
സ്പീക്കർ 1 ഈ പറഞ്ഞ പോലെ തന്നെ അവധി ദിവസങ്ങള് അതായത് ഞായറാഴ്ച അല്ലെങ്കിൽ ക്രിസ്മസ്, ഓണം തുടങ്ങിയ അവധികൾക്ക് ആൾക്കാർക്ക് ബാങ്കിനെ സമീപിക്കാതെ വരുമ്പോൾ അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ

സ്പീക്കർ 1 അത് വിദ്യാഭ്യാസ ലോണോ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ പണമിടപാടുകൾ നടത്താൻ വേണ്ടി വരുമ്പോളായിരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഏഹ് ഏഹ് അവധി ദിവസങ്ങൾ അവർക്ക്

സ്പീക്കർ 1 ഉണ്ടാകാറുണ്ട്. അവര് ഏഹ് അവധി ദിവസമായതിന്റെ പേരിൽ മാത്രം. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഓ ഓൺലൈൻ ബാങ്കിംഗുകൾ
സ്പീക്കർ 1 അതുപോലെ മൊബൈൽ ബാങ്കിംഗ് അതുപോലെയുള്ള സംവിധാനങ്ങൾ അവരെ വളരെയേറെ ഹെല്പ് ഫുള്ളാക്കി ഉപകാരപ്രദമാക്കിയിട്ടുണ്ട്. അത് അവരുടെ സമയത്ത് ഒരുപാട് ഏഹ്
സ്പീക്കർ 1 സംരക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏഹ് ഏഹ് ഇതുപോലെതന്നെ ബാങ്കുകൾ അവരുടെ ഏഹ് ഏഹ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ
സ്പീക്കർ 1 അതിനെ ഏഹ് വിപുലീകരിക്കാൻ സാധിച്ചു. അല്ലേ അങ്ങനെ വേണം നമ്മൾ പറയാൻ അല്ലേ?
സ്പീക്കർ 2 അതെ അതെ അതെ ഞാൻ ആഹ് എബിൻ പറയുന്നതിനോട് ഞാൻ വളരെയേറെ നല്ല രീതിയിൽ യോജിക്കുന്നുണ്ട്. ഇപ്പോ അങ്ങനെ വച്ചുനോക്കുമ്പോൾ ആഹ്‌ ഇപ്പോഴത്തെ ഒരു പണമിടപാടുകൾ നടത്തുന്ന ആ ഒരു സ്രോതസ്സ് സ്രോതസ്സിന്റെ ആ ഒരു
സ്പീക്കർ 2 ഏഹ് മാധ്യമം തന്നെ നല്ല രീതിയിൽ തന്നെ ആഹ് ഒരു ആഹ് നല്ല രീതിയിൽ തന്നെ മുന്നേറി മുന്നേറി വരുന്നുണ്ട്. ഇപ്പൊ സാ നമ്മുടെ ഒരു വ്യവഹാരം എത്തി എത്തി എത്തി
സ്പീക്കർ 2 വളരെ നല്ല രീതിയിൽ ഏഹ് നൂതന ഏഹ് വിദ്യകൾ അതിലേക്ക് വന്നു പിന്നെ അതെല്ലാം കൂടി സമീകരിച്ചിട്ട് അത് വലിയ ഒരു തന്നെ ഒരു എന്താ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു എന്നുവേണം പറയാൻ.
സ്പീക്കർ 2 പിന്നെ എനിക്ക് പിന്നെ ഒരു കാര്യം കൂടി ആഹ് ചേർത്തു പിടിക്കാൻ ഉള്ളത് എന്താന്ന് വെച്ചാൽ ആഹ് ഈയൊരു പണമിടപാടുകൾ പണ്ട് ഒരു ഇത്രയും പഠിപ്പും വിവരവും ഉള്ള ആൾക്കാർക്ക് മാത്രം നടക്കാവുന്ന കാര്യമാണ് എന്നുള്ള ഒരു സ്ഥിതിയിലാണ് നിന്നോണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു
സ്പീക്കർ 2 പുതിയൊരു യുഗവും പുതിയ തലമുറയുടെ ആഹ് ആ ഒരു ഇടപെടലും എന്നാലും ഈ ഈ നൂതന ആഹ് സാങ്കേതികവിദ്യകളുടെ മൂലം ഏത് പഠിപ്പും ഇല്ലാത്തവനായാലും സാധാരണക്കാരനായാലും
സ്പീക്കർ 2 ഇതിലേക്ക് ആഹ് ഈയൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിച്ച് ഏഹ് നമുക്കിത് സാധിച്ചെടുക്കാം എന്നുള്ളത് ഒന്ന് തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു.